GChemTableലെ ചാർട്ടുകൾ എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എലിമെന്റൽ ചാർട്ട്സ് കസ്റ്റം ചാർട്ട്സ് എങ്ങനെ സൃഷ്ടിക്കാം ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ 1204
ഗ്ചെമ്പെയിന്റ് വെർഷൻ 01210 ഗ്ചെംറ്റബിൾ വെർഷൻ 01210 ഈ ട്യൂട്ടോറിയലിനായി elementsന്റെ പീരിയോഡിക്ക് tableഉം GChemPaintഉം അറിഞ്ഞിരിക്കണം
GChemPaintനെ കുറിച്ചുള്ള ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഒരു പുതിയ ഗ്ചെംറ്റബിൾ വിൻഡോ തുറക്കട്ടെ
ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന സെർച്ച് ബാറിൽ ഗ്ചെംറ്റബിൾ എന്ന് ടൈപ്പ് ചെയ്യുക
പീരിയോഡിക്ക് ടേബിൾ ഓഫ് തെ എലിമെന്റ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക
വ്യൂ മെനു ക്ലിക്ക് ചെയ്ത് എലിമെന്റ്സ് ചാർട്ട്സ് തിരഞ്ഞെടുക്കുക
Optionsന്റെ ഒരു പട്ടിക കാണിക്കുന്ന സബ്മെന് തുറക്കുന്നു
electro നെഗാട്ടിവിറ്റി ക്ലിക്ക് ചെയ്യുക
അപ്പോൾ പോളിംഗ് electro നെഗാട്ടിവിറ്റി വെർസസ് അറ്റോമിക് നംബർ ചാർട്ട് കാണുന്നു
ഈ ചാർട്ടിൽ Electro negativityയുടെ ഏറ്റവും കൂടിയ മൂല്യം 4 ആണ്
electro നെഗാട്ടിവിറ്റി ചാർട്ട് ക്ലോസ് ചെയ്യുന്നു
ഇത് പോലെ വിവിധ ചാർട്ടുകൾ വ്യൂ മെനുവിൽ ലഭ്യമാണ്
എലിമെന്റ് ചാർട്ട്സ്
ഞാൻ മെൽട്ടിങ് ടെമ്പറേച്ചർ ചാർട്ട് തിരഞ്ഞെടുക്കുന്നു
അപ്പോൾ മെൽട്ടിങ് പോയിന്റ് വെർസസ് അറ്റോമിക് നംബർ ചാർട്ട് കാണുന്നു
ഈ ചാർട്ടിൽ Carbonനാണ് ഏറ്റവും ഉയർന്ന മെൽട്ടിങ് പോയിന്റ് ഉള്ളത്
ഞാൻ മെൽട്ടിങ് പോയിന്റ് ചാർട്ട് ക്ലോസ് ചെയ്യുന്നു
ഇപ്പോൾ ഒരു കസ്റ്റം ചാർട്ട് സൃഷ്ടിക്കുന്നതെങ്ങനെ എന്ന് നോക്കാം
വ്യൂ ലേക്ക് പോയി എലിമെന്റ് ചാർട്ട്സ് തിരഞ്ഞെടുത്ത് കസ്റ്റം ൽ ക്ലിക്ക് ചെയ്യുക
സ്ക്രീനിൽ കസ്റ്റമൈസ് ചാർട്ട് വിൻഡോയും ഗ്ചെംറ്റബിൾ ഗ്രാഫ് വിൻഡോയും കാണുന്നു
കസ്റ്റമൈസ് ചാർട്ട് വിൻഡോയിൽ ഇടത് വശത്ത് ഗ്രാഫ് ഹയറാർക്കി treeയും വലത് വശത്ത് ഗ്രാഫ് previewവും ഉണ്ട്
ഗ്രാഫ് ഹയറാർക്കി ട്രീ ഇപ്പോഴുള്ള ഗ്രാഫിലെ കമ്പോണന്റ്സ് ഉം അവയുടെ hierarchyഉം കാണിക്കുന്നു
പാനലിൽ തന്നിട്ടുള്ള ബട്ടണുകൾ ഉപയോഗിച്ച് ഈ hierarchyയിൽ മാറ്റം വരുത്താവുന്നതാണ്
ഗ്രാഫ് പ്രിവ്യൂ ഗ്രാഫിൽ വരുത്തിയ മാറ്റങ്ങളുടെ ഒരു സ്കേൽഡ് വേർഷൻ കാണിക്കുന്നു
ഗ്രാഫ് ഹയറാർക്കി treeയിൽ നിങ്ങൾക്ക് Graphഉം Chart1ഉം കാണാം
ഡിഫാൾട്ട് ആയി ഗ്രാഫ് തിരഞ്ഞെടുത്തിട്ടുണ്ട്
ഇപ്പോൾ താഴെയുള്ള പാനലിലേക്ക് പോകാം
ഇവിടെ രണ്ട് ടാബുകൾ ഉണ്ട് Styleഉം Themeഉം
ഡിഫാൾട്ട് ആയി സ്റ്റൈൽ ടാബ് തിരഞ്ഞെടുത്തിട്ടുണ്ട്
ഇവിടെ നമുക്ക് രണ്ട് ഹെഡിംഗ്സ് ഉണ്ട് Outlineഉം Fillഉം
ഔട്ട്ലൈൻ headingന് 3 ഡ്രോപ്പ് ഡൌൺസ് ഉണ്ട്
സ്റ്റൈൽ കളർ സൈസ്
ഈ ഡ്രോപ്പ് ഡൌണുകൾ Graphന്റെ ഔട്ട് ലൈൻ പ്രൊപ്പറ്റീസ് മാറ്റം വരുത്താൻ സഹായിക്കുന്നു
സ്റ്റൈൽ ഡ്രോപ്പ് ഡൌൺ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ലൈൻ സ്റ്റൈൽസ് തിരഞ്ഞെടുക്കുക
ഉദാഹരണത്തിന് ലോങ് ഡാഷ് തിരഞ്ഞെടുക്കുന്നു
ലഭ്യമായ എല്ലാ നിറങ്ങളും കാണുന്നതിനായി കളർ ഡ്രോപ്പ് ഡൌൺ അറോ ക്ലിക്ക് ചെയ്യുക
ഞാൻ പച്ച തിരഞ്ഞെടുക്കുന്നു
സൈസ് സ് ക്രോളർ അറോ ക്ലിക്ക് ചെയ്ത് സൈസ് 30 പിടിഎസ് ആയി വർദ്ധിപ്പിക്കുന്നു
എല്ലാ മാറ്റങ്ങളും ഗ്രാഫ് പ്രിവ്യൂ areaയിൽ കാണാം
അടുത്തതായി ഫിൽ നോക്കാം
Fillന് താഴെ ടൈപ്പ് ഡ്രോപ്പ് ഡൌൺ ബട്ടൺ കാണാം
ടൈപ്പ് ഡ്രോപ്പ് ഡൌൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പാറ്റർൻ തിരഞ്ഞെടുക്കുക
Patternന്റെ അട്രിബ്യൂട്ട്സ് താഴെ കാണുന്നു
ഇതിൽ പാറ്റർൻ ഫോർഗ്രൌണ്ട് ബാക്ക്ഗ്രൌണ്ട് എന്നിവ ഉൾപ്പെടുന്നു
ഓരോ attributeനും തിരഞ്ഞെടുക്കാവുന്ന വിവിധ ഓപ്ഷൻസ് അടങ്ങിയ ഡ്രോപ്പ് ഡൌൺ ഉണ്ട്
നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പാറ്റർൻ തിരഞ്ഞെടുക്കാൻ പാറ്റർൻ ഡ്രോപ്പ് ഡൌണിൽ ക്ലിക്ക് ചെയ്യുക
ഓറഞ്ച് നിറം തിരഞ്ഞെടുക്കാൻ ഫോർഗ്രൌണ്ട് ഡ്രോപ്പ് ഡൌണിൽ ക്ലിക്ക് ചെയ്യുക
കറുപ്പ് നിറം തിരഞ്ഞെടുക്കാൻ ബാക്ക്ഗ്രൌണ്ട് ഡ്രോപ്പ് ഡൌണിൽ ക്ലിക്ക് ചെയ്യുക
ഗ്രാഫ് പ്രിവ്യൂ areaയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക
തേമെ ടാബ് ഓപ്ഷനുകൾ നിങ്ങൾക്ക് സ്വയം പരീക്ഷിക്കാവുന്നതാണ്
ഇപ്പോൾ ഗ്രാഫ് ഹയറാർക്കി treeയിൽ ചാർട്ട്1 തിരഞ്ഞെടുക്കുക
അഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഓപ്ഷനുകളുടെ പട്ടികയിൽ നിന്നും ടൈറ്റിൽ ടോ ചാർട്ട്1 തിരഞ്ഞെടുക്കുക
ടാബുകളുടെ ഒരു പുതിയ സെറ്റ് തുറക്കുന്നു
ഡിഫാൾട്ട് ആയി ഡാറ്റ ടാബ് തിരഞ്ഞെടുത്തിരിക്കുന്നു
ടെക്സ്റ്റ് ഫീൽഡിൽ ചാർട്ടിന്റെ titleടൈപ്പ് ചെയ്യുക
ഞാൻ അറ്റോമിക് മാസ് - ഫ്യൂഷൻ ടെമ്പറേച്ചർ എന്ന് ടൈപ്പ് ചെയ്യുന്നു
ഫോണ്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക
ഇവിടെ നിങ്ങൾക്ക് ഫോണ്ട് ടൈപ്പ് ഫോണ്ട് സ്റ്റൈൽ ഫോണ്ട് സൈസ് ഫോണ്ട് കളർ എന്നിവയിൽ മാറ്റം വരുത്താം
ഞാൻ ഫോണ്ട് സൈസ് 14ഉം നിറം മെറൂണും ആക്കുന്നു
അടുത്തതായി ടെക്സ്റ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക
ഇവിടെ ടെക്സ്റ്റിന്റെ Orientationൽ മാറ്റം വരുത്താം
ഇത് രണ്ട് രീതിയിൽ ചെയ്യാം
ഒന്ന് പ്രിവ്യൂ areaയിൽ നേരിട്ട് ക്ലിക്ക് ചെയ്ത്
രണ്ട് സ്ക്രോളർ ഉപയോഗിച്ച് ആംഗിൾ ഫീൽഡിൽ മാറ്റം വരുത്തി
പൊസിഷൻ ടാബിൽ ക്ലിക്ക് ചെയ്യുക
ഞാൻ ഡിഫാൾട്ട് മൂല്യങ്ങൾ അത് പോലെ നൽകുന്നു
ഗ്രാഫ് ഹയറാർക്കി treeയിലേക്ക് തിരിച്ച് പോയി ചാർട്ട്1 ക്ലിക്ക് ചെയ്യുക
പാനലിൽ താഴെ മൂന്ന് ടാബുകൾ ഉണ്ട്
സ്റ്റൈൽ പൊസിഷൻ പ്ലോട്ട് ആരിയ
ഡിഫാൾട്ട് ആയി സ്റ്റൈൽ ടാബ് തിരഞ്ഞെടുത്തിട്ടുണ്ട്
Fillലേക്ക് പോകാം
ടൈപ്പ് ഡ്രോപ്പ് ഡൌണിൽ യൂണിക്കലർ ഗ്രേഡിയന്റ് തിരഞ്ഞെടുക്കുക
ഡയറക്ഷൻ ഡ്രോപ്പ് ഡൌണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ തിരഞ്ഞെടുക്കുക
എൻഡ് ഡ്രോപ്പ് ഡൌണിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം തിരഞ്ഞെടുക്കുക
gradientന്റെ ബ്രൈറ്റ്നെസ് വർദ്ധിപ്പിക്കുന്നതിനായി ബ്രൈറ്റ്നെസ് സ്ലൈഡർ നീക്കുക
പൊസിഷൻ പ്ലോട്ട് ആരിയ എന്നീ സ്ഥലങ്ങളിലെ ഓപ്ഷൻസ് നിങ്ങൾ സ്വയം പരീക്ഷിച്ച് നോക്കുക
ഇപ്പോൾ അഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
പ്ലോട്ട് ടോ ചാർട്ട്1 തിരഞ്ഞെടുക്കുക
വിവിധ ചാർട്ടുകളോട് കൂടിയ ഒരു സബ്മെനു തുറക്കുന്നു
അവ ക്സി ബബിൾ കൊളറെഡ്ക്സി ഡ്രോപ്പ്ബാർ
ഓരോ ചാർട്ട് ടൈപ്പിനും വിവിധ സബ് ചാർട്ട് ഓപ്ഷനുകൾ ഉണ്ട്
നമുക്ക് ക്സി എന്നിട്ട് ക്സി ലൈൻസ് ചാർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം
ടാബുകളുടെ ഒരു പതിയ സെറ്റ് താഴെ തുറക്കുന്നു
ഡിഫാൾട്ട് ആയി സ്റ്റൈൽ ടാബ് തിരഞ്ഞെടുത്തിരിക്കുന്നു
Interpolationലേക്ക് പോകുക
ടൈപ്പ് സ്ക്രോളറിൽ ക്ലിക്ക് ചെയ്ത് ബെസിയർ ക്യൂബിക്ക് സ്പ്ലൈൻ തിരഞ്ഞെടുക്കുക
Fillലേക്ക് പോകുക
ടൈപ്പ് സ്ക്രോളറിൽ ബൈക്കലർ ഗ്രേഡിയന്റ് തിരഞ്ഞെടുക്കുക
ഡാറ്റ ടാബ് ക്ലിക്ക് ചെയ്യുക
ചാർട്ടിന്റെ പേര് atomic മാസ് വിഎസ് ഫ്യൂഷൻ ടെമ്പറേച്ചർ എന്ന് ടൈപ്പ് ചെയ്യുക
atomic മാസ് വിഎസ് ഫ്യൂഷൻ ടെമ്പറേച്ചർ
X ഞാൻ X axisൽ അറ്റോമിക് മാസ് തിരഞ്ഞെടുക്കുന്നു
Y ഞാൻ Y axisൽ ഫ്യൂഷൻ ടെമ്പറേച്ചർ തിരഞ്ഞെടുക്കുന്നു
മാർക്കേർസ് ടാബ് ക്ലിക്ക് ചെയ്യുക
ചാർട്ടിലെ പോയിന്റുകൾ അടയാളപ്പെടുത്താനാണ് മാർക്കേർസ് ഉപയോഗിക്കുന്നത്
മാർക്കർ headingന് താഴെ ഷേപ്പ് ഫിൽ ഔട്ട്ലൈൻ സൈസ് എന്നിവയുണ്ട്
ഷേപ്പ് ഫിൽ ഔട്ട്ലൈൻ ആൻഡ് സൈസ്
നമുക്ക് വൃത്താകൃതി തിരഞ്ഞെടുക്കാം
ഫിൽ കളർ ബ്രൌൺ ആക്കുക
മറ്റുള്ളവ ഡിഫാൾട്ട് ആയി തന്നെ തുടരട്ടെ
ആപ്ലി ബട്ടൺ ക്ലിക്ക് ചെയ്യുക
അപ്പോൾ നമ്മുടെ ചാർട്ട് ഗ്ചെംറ്റബിൾ ഗ്രാഫ് വിൻഡോയിൽ കാണുന്നു
ഈ ചാർട്ട് ഇപ്പോൾ ഒരു ഇമേജ് ആയി സേവ് ചെയ്യാം
ആദ്യം ഗ്ചെംറ്റബിൾ ഗ്രാഫ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക
ഫൈൽ തിരഞ്ഞെടുത്ത് സേവ് എഎസ് ഇമേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
സേവ് എഎസ് ഇമേജ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഫൈൽ ടൈപ്പ് ആയി പിഎസ് ഡോക്യുമെന്റ് തിരഞ്ഞെടുക്കുക
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം ടൈപ്പ് ചെയ്യുക
ഞാൻ my custom ചാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നു
ഞാൻ എന്റെ ഫയൽ Desktopൽ സേവ് ചെയ്യുന്നു
സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇതാണ് എന്റെ സേവ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റ്
ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൻ വിത്ത് ഡോക്യുമെന്റ് വ്യൂവർ തിരഞ്ഞെടുക്കുക
ചൂസെ തെ ഓപ്ഷൻ ഓപ്പൻ വിത്ത് ഡോക്യുമെന്റ് വ്യൂവർ
ഇതാണെന്റെ ഗ്രാഫ്
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഇലക്ട്രോണെഗേറ്റിവിറ്റി മെൽട്ടിങ് പോയിന്റ് തുടങ്ങിയ എലിമെന്റൽ ചാർട്ടുകളും കസ്റ്റം ചാർട്ടുകൾ സൃഷ്ടിക്കുന്നതും ഒരു അസൈൻമെന്റ് താഴെ പറയുന്നവ പരീക്ഷിച്ച് നോക്കുക
വിവിധ എലിമെന്റ് ചാർട്ടുകൾ 2
മറ്റ് ക്സി ചാർട്ട് ടൈപ്പുകൾ 3
ബബിൾ കൊളറെഡ്ക്സി ഡ്രോപ്പ്ബാർ ചാർട്ട് ടൈപ്പുകൾ
ചാർട്ടുകൾ എസ്വിജി പിഡിഎഫ് ഫയൽ ഫോർമാറ്റുകളിൽ സേവ് ചെയ്യുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ